അപ്പൊ അയാള്‍ പറഞ്ഞ് ആദ്യേ fund

നല്ല സാന ഇട്ടേക്കിണെ അത് paint അടിക്കാൻ കൊറച്ച് time ആയി അതാണ് വൈകിയത്

അപ്പം പിന്നെ അയാള് okay ന്നു പറഞ്ഞു പോയെ കാര്യം നടന്നിട്ടില്ല ന്നും പറഞ്ഞു നമ്മൾ അപ്പം ബാക്കി balance thousand എങ്കിലും കിട്ടും ന്നു വിചാരിച്ചു

കിട്ടീല

എന്നിട്ട് നേരെ പള്ളി പോയി പള്ളി പോയിട്

അവിടത്തെ പരിപാടി കൈഞ്ഞിട്ട് രാത്രി എങ്കിലും കൂടാണല്ലോ രാത്രിയെന്നെ അന്ന് കൂടിയായിരുന്നു

കൂടിട്ടില്ല അല്ലെ നല്ല അടിപൊളിയൊരു പോക്ക് ആയിരുന്നു ആ പോക്ക് അതോണ്ടെന്താ കയ്യിലെ പൈസേം പോയി കാര്യോം നടന്നില്ല okay എന്തൊക്കെ items ജീവിതത്തി ആ നമ്മള് എബിൻ ൻറെ വീട്ടില് അവൻ്റെ friends ഒക്കെ ആയി ചെറിയൊരു പരിപാടി ഇണ്ടായിരുന്നു

അത് അന്ന് ആയിരുന്നു അന്നാണ് നമ്മൾ അവൻ്റെ വീട്ടിൽ ചെന്നേ അപ്പൊ അവൻ്റെ വീട്ടുകാര് ഒക്കെ ഇരിപ്പുണ്ട്

അവൻറെ വീട്ടിൻറെ പിറകില് സാനം എന്തോ കൊടുക്കുന്നുണ്ട് നമ്മൾ അടിച്ചില്ലല്ലോ

പിന്നെ നമ്മക്കൊരു ചമ്മല് അയിൻറെ എടക്ക്

നമ്മള് ഒരു നമ്മള് ഏർ food കൈച്ചു നല്ല super food ആയിരുന്നു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

നന്ദി നമസ്‌കാരം

ആഹ് എന്തെ കോളേജിൽ അപ് പൊ? ഞാൻ tc വാങ്ങാൻ വന്നതാ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്?

ആഹ് ഞാൻ മറ്റേ tc വാങ്ങാൻ വന്നതാണ് ആഹ് അന്നിട്ട് tc കിട്ടിയോ?

അപ്പൊ മറ്റേ എന്തോ ഇത് കൊടുക്കണം ടീച്ചർ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പൊ

ആഹ് അങ്ങനെ പോസ്റ്റായിട്ട് അതെ അതെ അപ്പൊ ഞാൻ just tc ഞാനും friends ഒക്കെയുണ്ട് നിങ്ങൾ ഇപ്പൊ എത്രയിലാ പഠിക്കുന്നത് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞോ? ഇല്ല ഞാൻ ഡിഗ്രിക്ക് പോയിട്ടില്ല ഞാൻ മറ്റേ plus two ആയില്ല അപ്പൊ പിന്നെ ഡിഗ്രിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആഹ് നിങ്ങൾ ഇതാ എടുത്തീന അപ്പൊ plus two? ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. തന്നെയല്ലേ complete ആക്കീല? ആഹ് plus one തികച്ചു പോയി പിന്നെ plus two ന്റെ മറ്റേ കുറച്ചു തിരക്കൊക്കെയുണ്ട് അപ്പൊ full ആയിട്ട് ക്ലാസ്സിന് വരാൻ പറ്റില്ല ഒന്നെങ്കി നിർത്തുക അല്ലെങ്കിൽ ആഹ് okay അങ്ങനെ നിർത്തിയല്ലേ? നീർത്തിട്ടില്ല അപ്പോ ഓർ പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിനു അനുസരിച്ചു വന്ന മതി ആഴ്ചയിൽ രണ്ടു ക്ലാസ്സെങ്കിലും attend ചെയ്യണമെന്ന് പറഞ്ഞു.

തന്നെയല്ലേ ആഹ് എങ്ങനെയുണ്ട് കുഴപ്പമില്ലാലോ

ആഹ് അങ്ങനെയല്ലേ okay അപ്പൊ plus one മൊത്തം പോയല്ലേ? ആഹ് plus one മൊത്തം പോയി plus two ഇൽ പിന്നെ ആഴ്ചയിലൊക്കെ പോകും ആഹ് നിങ്ങളേത് ഹ്യൂമാനിറ്റീസ് അല്ലെ?

ഹ്യൂമാനിറ്റീസ് എങ്ങനെയാണ് ഞാൻ കോമേഴ്‌സ് ഹ്യുമാനിറ്റീസ് എങ്ങനെയാ മൊത്തം എങ്ങനെയാ ഹിസ്റ്ററി ആ അതോ?

ആഹ് മറ്റേ ഹിസ്റ്ററി, എക്കണോമിക്സ്, പിന്നെ ഇംഗ്ലീഷ് ഒക്കെയല്ലേ? ആഹ് ഇംഗ്ലീഷുണ്ട് അറബിക് ആഹ് ഇംഗ്ലീഷ് അറബിക്ക് അല്ലെ

ആഹ് plus one ലത്തെ exam എഴുതി അത് പാസ്സാവുകയും ചെയ്തു പിന്നെ അതൊക്കെ മതി

ആഹ് okay ഞാൻ മറ്റേ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പത്തിലൊക്കെ ഇവിടെ പഠിച്ചീനെ ഏതു സ്കൂളിലാണ് പഠിച്ചീനെ പത്തു എവിടെ പഠിച്ചീനെ നാട്ടിലെ സ്കൂൾ ഉണ്ട് സ്കൂളിലാണ് പത്തു വരെ പഠിച്ചത്

അല്ല ഒന്ന് മുതൽ നാല് വരെ മറ്റേയവിടെ നാട്ടിൽ ആഹ് യൂ പി സ്കൂൾ അതിൽ പഠിച്ചു അഞ്ചു മുതൽ പത്തു വരെ സ്കൂളിൽ പഠിച്ചു നമ്മൾ ഈ കാട്ടുകുളം സ്കൂൾ അതിന്റെ നേരെയെവിടെ?

ഒന്നുമുതൽ mmlp school പോണ വഴി അയിമ്പത്തഞ്ച് പോണ വഴി ഒരു സ്കൂൾ ഇല്ലേ left ആഹ് ആഹ് mmlp school ഞാൻ മറ്റേ അവിടെയാണ് എൽ പി പഠിച്ചത്

ആഹ് ഞങ്ങൾ ഈ plus two, plus one, plus two ഒക്കെ പഠിക്കുമ്പോൾ അവിടത്തെ കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ആഹ് ആഹ് ഞാൻ പിന്നെ അഞ്ചേ ടു പത്തില്ലേ യു പി യു പി അതുപോലെ high school ഒക്കെ ഞാൻ മറ്റേ ആഹ് അറിയും ഞാൻ അവിടെയാണ് യു പി പഠിച്ചത് അഞ്ചേ ടു പത്തു അവിടെയാണ് പഠിച്ചത്.

നിങ്ങൾക്കെന്താണ് ഭാവിയിൽ ആവനൊക്കെയുളള ഒരു പൂതി? ഭാവിയിൽ അങ്ങനെ അങ്ങനെ വലിയ മറ്റേ പൂതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരുപാട് പൂതികളുണ്ട് ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞ

പറഞ്ഞോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർമിക്കാരനാവാൻ താല്പര്യം ഉണ്ട്.

try ചെയ്തിട്ട് ഒന്നും ഇല്ല ഈ വര്ഷം നോക്കണെമെന്നു കരുതിയതാണ് ആഹ് എന്നിട്ട് പിന്നെ ചിലകാരണത്താൽ അങ്ങനെ പോയി ആഹ് ഇപ്പൊ ക്ലാസ് ഇല്ലേ? ഇല്ല ക്ലാസ്സില്ല നിങ്ങൾ ഏതുവരെ പഠിച്ചിരിക്കുന്നു? ഞാനിപ്പോ ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ഇപ്പൊ last year ആയിരുന്നു അത് കഴിഞ്ഞു

ഞാൻ ഒന്നും ഒറപ്പിച്ചിട്ടില്ല ഞാൻ ഏതേലും accounting course എടുക്കാൻ വേണ്ടിയിട്ടാണ് ആഹ് ഇല്ല എനിക്ക് ആയിട്ട് അങ്ങനെ detail അറിയില്ല ഞാൻ അങ്ങനെ ആഹ് ഞാൻ നോക്കിയിരുന്നു എല്ലാരും പറഞ്ഞു കൊഴപ്പമില്ലാത്ത course ആണ് അത്യാവശ്യം salary ഉണ്ടെന്ന് പറയണ കേട്ടിരുന്നു.

ആഹ് അതൊക്കെ ഞാൻ കേട്ടൂ പക്ഷെ ഞാൻ നോക്കിട്ടില്ല അങ്ങനെ അന്വേഷിച്ചിട്ടില്ല

ആഹ് രണ്ടര കെട്ടിവെക്കണമെന്നു പറഞ്ഞു. ആഹ് ഇതെവിടെ institute എവിടെയുണ്ട്? അത് എറണാകുളം

എന്നിട്ടെന്താ അന്നിട്ട് എപ്പഴാ പൊരുന്നേ അവിടെന്ന് കോളേജിൽ നിന്ന് ഞാൻ tc വാങ്ങീട്ട് പോരെണ് അപ്പ ഈ fire and safety എങ്ങനെയാണ്?

oil and gas വേറെയൊരു ഇതാണ് അതായതു പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇതാണ്. ആഹ് എറണാകുളത്തല്ലാതെ ഇപ്പോൾ പറയണ കേട്ടിട്ടില്ല അടുത്തെവിടേം തന്നെ oil and gas, fire and safety പിന്നെ അതുപോലെ ഒന്നും കൂടി ഉണ്ടല്ലോ പിന്നെയി

അല്ല ആറു മാസമല്ല ഇത് ഒന്നര വര്ഷമുണ്ടാവും. ഒന്നര വർഷം ഇതിന് നമുക്ക് plus two മതി? ആഹ് അതിന് plus two മതി

plus two പത്താം ക്ലാസ് ഒക്കെയുണ്ടെങ്കി പോവാം. ആഹ് അങ്ങനെയാണല്ലേ ആഹ് പോവാൻ നോക്കുന്നുണ്ട് എത്ര രൂപ കൊടുക്കണം ഒന്നര ലക്ഷമോ? starting starting രണ്ടര കൊടുക്കണം സ്ഥിരം എന്തെങ്കിലും payment കൊടുത്ത മതി പിന്നെ പഠിച്ചു തീരുന്നതിന്റെ ഉള്ളിൽ രണ്ടര കൊടുത്തു തീർക്കണം. ആഹ് അങ്ങനെ installment ആയിട്ട് കൊടുക്കേണ്ടി വരുമല്ലേ? ആഹ് installment ആയിട്ട് അൻപത് എത്രയോ കൊടുക്കണം.